ആ two thousand above range ഉള്ള നമ്മളിവിടെ thousand five hundred തൊട്ട് കിട്ടുന്നുണ്ട് ആ നല്ല brand ന്റേത് പിന്നെ ആ ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടാമതി madam ആ okay okay അതെ അതെ ആ okay ആ discount ഉണ്ട് madam ത്തിനു discount ഉണ്ട് പറഞ്ഞാമതി വരുന്നവർട്ത്തൊക്കെ madam ത്തിന്റെ പേര് ഒന്ന് പറഞ്ഞാമതി

അപ്പൊ അതൊന്ന് നമ്മക്ക് ready പിന്നാ ആ okay ആ ആ okay തരാം താരം നമ്മള് ഒന്നിച് തൊടങ്ങുവാണ് പുതിയൊരു outlet ആയിട്ട് തൊടങ്ങുആ ആ അപ്പൊ നമ്മളെ തന്നെ contact ചെയിതാമതി okay എന്നത്തേക്ക mam ഇത്

okay okay online ആയിട്ട് ആ അ madam ത്തിനു ആ address പറഞ്ഞാമതി okay ആ okay okay പിന്നാ അത്കഴിഞ്ഞിട്ട്ഓ nail polish അങ്ങനെ ഉള്ള items ഒന്നുംവേണ്ടേ

ആ okay okay ഒരു set നു ഒരു six hundred range വേണാർന്നു ആ okay അതുപോലെ nail nails കൂടെ അതിനകത്തു വരുന്നുണ്ട് കേട്ടോ ആഹ് കിട്ടി ആ കിട്ടുംകിട്ടും അയിന്റെ കൂടെ കിട്ടും

okay okay mam okay okay round അല്ലെ

ആ okay okay തരാം ellam sent cheythekam ആ okay okay ഞാൻ ഇപ്പൊ അയക്ക ഇല്ല ഇല്ല ഞാൻ ഇപ്പൊത്തന്നെ അയച്ചേക്കാം madam select ചെയ്തിട്ട് just വാട്സാപ്പ് ചെയ്യ്താമതി ആ ചെയ്തു കഴിഞ്ഞോ ആ okay okay madam ഇന്ന് തന്നെ payment ചെയ്യുവല്ലോ അ full amount payment cheyyuallo okay അപ്പൊ madam എന്തെങ്കിലും വേണെങ്കിൽ വിളിച്ചാമതി അതുപോലെ madam ത്തിന്റെ ആർകെങ്കിലും ഇത്‌പോലെ എന്തെങ്കിലും ആവിശുണ്ടെങ്കി പറയണം എല്ലാർത്തും പറയണം നമ്മള് പുതിയ ഒരു ഇതാ തൊടങ് start എയ്തതാ അപ്പൊ എല്ലാർത്തും പറഞ്ഞോ okay madam ത്തിനു എന്ത് discount വീണെങ്കിലും നമ്മൾ tharum

ആ ഒ card card ആ okay okay ഞങ്ങൾ sent ചെയ്തേക okay ആ okay okay ശരി mam ഞങ്ങൾ വിളിക്കാം okay thank you mam

അവിടെ ധാരാളം മനുഷ്യരും മൃഗങ്ങളും വസിച്ചിരുന്നു വളരെ സന്തോഷത്തോടെ അവർ ആ ഗ്രാമത്തിൽ കഴിഞ്ഞു. ഈ ഗ്രാമത്തിന് മധ്യത്തിലൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ടായിരുന്നു മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഈ നദിയിലൂടെ നടന്നായിരുന്നു യാത്ര ചെയ്തിരുന്നത് അങ്ങനെ ഒരിക്കെ ഈ ഗ്രാമത്തിൽ വലിയ ഒരു വെള്ളപൊക്കമുണ്ടാവുകയും നദികളെല്ലാം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ വെള്ളപൊക്കത്തിനു ശേഷം ചെറിയ നദി ക്രമാതീതമായി വെള്ളം കൂടി വന്നു ഇതു കാരണം മനുഷ്യർക്കും മൃഗങ്ങൾക്കും കാൽ നടയായ് നദി മുറിച്ചു കടക്കാൻ പറ്റാതെയായി ഇതോടെ ഗ്രാമത്തിലുള്ളവർ പരസ്പരം കാണുന്നതും സാധനങ്ങൾ കൊണ്ടുപോകാനും കഴിയാതെയായി അവിടെ ഉള്ളവർ വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കാൻ തുടങ്ങി ഇതൊഴിവാക്കാനായി അവർ വളരെ അധികം ബുദ്ധിമുട്ടി നദിയിലൂടെ ഒരു ചെറിയ പാലം പണിതു എന്നാൽ അതു കഷ്ടിച്ചു ഒരാൾക്കു മാത്രം പോകാൻ കഴിയുന്ന വളരെ ചെറിയൊരു പാലമായിരുന്നു അതുകൊണ്ടു തന്നെ ഒരു സമയം ഒരാൾ മാത്രമേ ആ പാലത്തിലൂടെ കടന്നുപോയിരുന്നുള്ളു

ഞാനാണ് ആദ്യം പാലത്തിൽ കയറിയത് ശ്രദ്ധിക്കാതെ കടന്നുവന്നത് നീയാ അതുകൊണ്ട് നീ തിരിച്ചുപോകണം ഞാൻ കടന്നു പോയതിനു ശേഷം നിനക്കു പോകാം എന്നാൽ രണ്ടാമത്തെ ആടിനെ ആടിന് അതു അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവൻ ആദ്യത്തെ ആടിനോട് പറഞ്ഞു നീ പറഞ്ഞതു കളവാ ഞാനാണ് ആദ്യം പാലത്തിൽ കയറിയതു അതുമാത്രമല്ല എനിക്ക്‌ നിന്നെക്കാൾ പ്രായം കൂടുതലുമുണ്ട് അതുകൊണ്ട് നീ തിരിച്ചുപോവുക ഞാൻ കടന്നുപോയതിനു ശേഷം നീ പോകുന്നതാണ് ഉചിതം

ഒരാൾക്കു മാത്രം ഒരു സമയം പോകാൻ കഴിയുന്ന വീതി മാത്രം ഉണ്ടായിരുന്ന പാലത്തിൽ നിന്നും അടിവെച്ചാലുണ്ടാവുന്ന അപകടത്തെ കുറിച്ചും അവർ ഓർമിച്ചില്ല തിരിച്ചു പോകാനുള്ള മടിയും പരസ്പരം തോറ്റുകൊടുക്കാതിരിക്കാനുള്ള വാശിയും മാത്രമായിരുന്നു അവർ ഇരുവരുടെയും മനസ്സിൽ അവരുടെ ആ വാശി കാരണം അധികം വൈകാതെ രണ്ടുപേരും പാലത്തിൽ നിന്നും താഴേക്ക് വീണു നദിയിലൂടെ ഒഴുകിപോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അതെ പാലത്തിലൂടെ വീണ്ടും രണ്ടാടുകൾ വരാൻ ഇടയായി ആ ആടുകൾ പരസ്പരം കണ്ടത് പാലത്തിന്റെ മധ്യത്തു വെച്ചായിരുന്നു രണ്ടാടുകൾ പരസ്പരം നോക്കി എന്നാൽ അവർക്ക് രണ്ടുപേർക്കും തിരികെ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കടന്നു പോവുന്നതിനെ കുറിച്ച് അവർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി എന്നാൽ ഉടൻ തന്നെ ഒരു ആട് പാലത്തിൽ നിന്ന് താഴേക്കു നോക്കി എന്നിട്ട് മറ്റേ ആടിനോട് പറഞ്ഞു സുഹൃത്തേ നമ്മളിങ്ങനെ പാലത്തിൻെറ മധ്യത്തിൽ നിന്ന് കലഹിക്കുകയാണെങ്കിൽ നമ്മളിരുവരും താഴേക്കു വീഴുകയും നമ്മക്ക് നമ്മുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ കിടക്കാം നീ എന്നെ ചവിട്ടികൊണ്ടു മുന്നോട്ടു പോകു അതാകുമ്പോൾ നമ്മുക്കു രണ്ടുപേർക്കും ഒരേ സമയം പാലവും കടക്കാം തിരിച്ചു പോകേണ്ടിവരില്ല മാത്രമല്ല സമയവും ലാഭിക്കാം ഇതും പറഞ്ഞു ആ ആട് പാലത്തിൻെറ മധ്യത്തിൽ കിടന്നു ഉടൻ തന്നെ മറ്റേ ആട് ഈ ആടിൻെറ പുറത്ത് ചവിട്ടി മുന്നോട്ട് പോയി അങ്ങനെ പാലത്തിൻെറ മധ്യത്തിൽ നിന്നും കലഹിച്ച് സമയവും ജീവനും നഷ്ടപ്പെടുത്താതെ രണ്ടാമത് വന്ന ആടുകൾ ബുദ്ധിപൂർവ്വം ശ്രദ്ധിച്ചതിനാൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ സമയം പാലം കടക്കുവാനായി അത്യാഗ്രഹിയായ കാക്ക അത്യാഗ്രഹിയായ കാക്കയെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത് പണ്ട് പണ്ട് ഒരിടത്ത് ഒരു ചെറിയ രാജ്യം ഉണ്ടായിരുന്നു അവിടെത്തെ രാജാവും പ്രജകളുമെല്ലാം വളരെ ദയാലുക്കളായിരുന്നു അവർ പക്ഷികളെയും മൃഗങ്ങളെയുമെല്ലാം വളരെ അധികം സ്നേഹിചിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ വീടുകളിൽ പക്ഷികൾക്ക് താമസിക്കാനായി ഒരിടം നൽകിയിരുന്നു പക്ഷികൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരുടെ വീടുകളിൽ കഴിഞ്ഞു ഒരിക്കലും പക്ഷികൾ ദയാലുക്കളായ ഞങ്ങളുടെ യജമാനരെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല അവർ തൻെറ യജമാനരോട് വളരെ അധികം നന്ദിയുള്ളവരുമായിരുന്നു ഒര് ഈ രാജ്യത്തിന് ഈ രാജ്യത്തെ ഒരു പ്രഭുവിൻെറ കൊട്ടാരത്തിൽ നല്ലവനായ ഒരു പ്രാവ് താമസിച്ചിരുന്നു പ്രാവ് ആഹാരത്തിനായി തൻെറ പ്രഭുവിനെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല അതിരാവിലെ തന്നെ ഉണർന്നു പുറത്തുപോയി ധാന്യങ്ങളും ശേഖരിച്ച് വൈകിട്ടോടെ തൻെ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നു പ്രഭുവിന് പ്രാവിനെ വളരെ അധികം ഇഷ്ടവും വിശ്വാസവുമായിരുന്നു

പ്രശ്‌നമുണ്ടാക്കുക പതിവായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ മറ്റു പക്ഷികളൊന്നും അവരോടൊപ്പം ചേർത്തിരുന്നില്ല അങ്ങനെ ഒരിക്കെ അങ്ങനെ നിൽക്കുമ്പോൾ കാക്ക ഒരു ദിവസം പ്രഭുവിൻെറ കൊട്ടാരം കാണാൻ ഇടയായി അവൻ കൊട്ടാരത്തിന് ചുറ്റുമൊന്നു പറന്നുനോക്കി അടുക്കളയിൽ പാചകക്കാരൻ പലതരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇതുകണ്ടു കൊതി സഹിക്കാനാവാതെ കാക്ക എങ്ങേനെയും കൊട്ടാരത്തിനുള്ളിൽ കയറിപ്പറ്റണമെന്ന് ആഗ്രഹിച്ചു കൊട്ടാരത്തിൽ കയറിയാൽ അധ്വാനിക്കാതെ സുഖമായി ജീവിക്കാം ദിവസവും കൊട്ടാരത്തിലെ പാചകക്കാരൻ രുചികരമായി ആഹാരം ഉണ്ടാക്കും അവരറിയാതെ അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിക്കാം അപ്പോൾ തനിക്ക് ആഹാരം തേടി നടക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല കാക്ക അങ്ങനെ ചിന്തിച്ച് നിൽക്കെ ഒരു പ്രാവ് കൊട്ടാരത്തിൽ നിന്ന് പോവുന്നത് അവൻ്റെ ശ്രദ്ധയിൽ പെട്ടു പ്രാവിൻറെ താമസം എവിടെയാണെന്ന് മനസിലാക്കിയ കാക്ക

പലദിവസങ്ങളായ് കാക്ക തന്നെ പിന്തുടരുന്നത് കണ്ട പ്രാവ് ഒരു ദിവസം കാക്കയോട് ചോദിച്ചു അല്ലയോ കാക്കെ നീ എന്തിനാണ് ഇങ്ങനെ എന്നെ പിന്തുടരുന്നത് പ്രാവിനുള്ള മറുപടിയായി കാക്ക പറഞ്ഞു നീ എത്ര നല്ല പക്ഷിയാ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള നിന്നെ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലൂടെ എനിക്കും നിങ്ങളെ നല്ല ഗുണങ്ങൾ കണ്ടുപഠിക്കാൻ കഴിയും കാക്കയുടെ പ്രശംസ കേട്ടു സന്തുഷ്ടനായ പ്രാവ് തൻെറ വരുതിയിലായെന്ന് മനസിലാക്കിയ കാക്ക തുടർന്ന് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം കുറച്ച് ദിവസം താമസിച്ച് കുറെ കൂടി നല്ല കാര്യങ്ങൾ പഠിക്കാമായിരുന്നു സൂത്രശാലിയായ കാക്കയുടെ വാക്കുകളിൽ ഭ്രമിച്ചു നല്ലവനായ പ്രാവ് ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് എന്തെകിലും പഠിക്കാൻ ആഗ്രഹിക്കുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ എന്നോടൊപ്പം കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷേ എൻെറ പ്രഭുവിനെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് അദ്ദേഹം വളരെ അധികം സ്നേഹവും ദയയുമുള്ള ആളാ അതുപോലെത്തന്നെ തെറ്റ് ചെയ്യുന്നവരോട് പ്രഭു ക്ഷമിക്കുകയുമില്ല എന്ന് പ്രാവ് കാക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കാക്ക കൗശലപൂർവ്വം സുഹൃത്തേ നീ വിഷമിക്കേണ്ട ഞാൻ ഒരു തെറ്റും ചെയ്യുകയില്ല നിനക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പ്രാവിന് ഉറപ്പുനൽകി കാക്കയെ വിശ്വസിച്ച പ്രാവ് അന്ന് വൈകുന്നേരം തന്നെ കാക്കയെയും കൂട്ടി കൊട്ടാരത്തിലെ തൻെറ കൂട്ടിലേക്ക് പോയി രാത്രി മുഴുവൻ പിറ്റേന്ന് കഴിക്കാൻ പോകുന്ന വിഭവങ്ങൾ മാത്രമായിരുന്നു കാക്കയുടെ മനസ്സിൽ രാവിലെ പ്രാവ് പതിവുപോലെ ആഹാരം തേടി പുറപ്പെടാൻ തയ്യാറായി ആ അടുക്കളയിൽ പാചകക്കാരൻ തയ്യാറാക്കുന്ന വിഭവങ്ങളെ നോക്കുകയായിരുന്നു കാക്ക പ്രാവിനോട് പറഞ്ഞു സുഹൃത്തേ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല ഞാൻ അല്പം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം പ്രാവ് സുഹൃത്തിനെ വിശ്രമിക്കാൻ അനുവദിച്ചിട്ട് പറന്നുപോയി പ്രാവ് പോയി കഴിഞ്ഞപ്പോൾ കാക്ക പതിയെ അടുക്കളയിലേക്ക് പോയി അവിടെ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു പാചകക്കാരൻ ഒരു അവസരത്തിനായി കാക്ക അടുക്കളയിൽ കൊതിയോടെ കാത്തിരുന്നു പാചകക്കാരൻ പച്ചക്കറികൾ ശേഖരിക്കാനായി പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോയപ്പോൾ തക്കം പാർത്തിരുന്ന കാക്ക ഉടൻ തന്നെ അടുക്കളയിലേക്ക് പറന്നു

ശബ്ദം കേട്ട് അടുക്കളയിൽ എത്തിയ പാചകക്കാരൻ കാക്കയെ കൈയോടെ പിടിച്ചു തൻെറ പ്രഭുവിൻെറ മുന്നിലെത്തിച്ചു കാക്കയുടെ മോഷണം അറിഞ്ഞ പ്രഭു അതീവ കോപാകുലനായി കാക്കയുടെ തൂവലുകൾ പിഴുതെടുക്കാൻ ഭൃത്യനോട് ആജ്ഞാപിച്ചു അത്യാഗ്രഹിയായ കാക്കക്ക് തൻെറ തെറ്റിനുള്ള ശിക്ഷയും ലഭിച്ചു

അത്യാഗ്രഹം നമ്മുടെ നാശത്തിന് കാരണമാകുന്നതാണ് ബീർബലിൻറെ കീഴ്‌ച്ചെടി പണ്ട് അക്ബർ ചക്രവർത്തി രാജ്യം ഭരിക്കുന്ന കാലം

വൈകുന്നേരം അക്ബറും ബീർബലും കൂടി നടക്കാൻ ഇറങ്ങി നടന്നു നടന്നവർ ഒരു തടാകത്തിൻെറ അരികിലെത്തി സംസാരത്തിനിടയിൽ അക്ബർ തൻെറ കൈകൊണ്ട് തടാകത്തിലെ വെള്ളത്തിൽ

ഇത്രയും തണുപ്പത്ത് ആർക്കും തന്നെ ഈ തടാകത്തിലെ വെള്ളത്തിലിറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ബീർബലിനെ രാജാവ് പറഞ്ഞു അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ലെ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങനെയല്ല ചക്രവർത്തി ഈ തണുപ്പിനെ അതിജീവിച്ച് ധാരാളം പേർ കുളിക്കാനും വെള്ളമെടുക്കാനുമായി താടകത്തിൽ ദിവസവും ഇറങ്ങാറുണ്ട് എന്നാൽ ബീർബലിൻറെ വാക്കുകൾ രാജാവിന് അത്രത്തോളം രസിച്ചില്ല ഇദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ടും ബീർബലിനോടായി ഇപ്രകാരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ തണുപ്പിനെ അതിജീവിച്ച് ഈ തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ നിൽക്കാൻ കഴിയുന്നവരും ഉണ്ടായിരിക്കണമല്ലേ ബീർബൽ അങ്ങനെ ഒരാൾ ഒരു രാത്രി മുഴുവൻ ഈ തടാകത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ഞാൻ തീർച്ചയായും ആയിരം സ്വർണ്ണനായണം സമ്മാനമായി നൽകുന്നതായിരിക്കും രാജാവ് തന്നെ പരിഹസിക്കുകയാണെന്ന് മനസിലാക്കിയ ബീർബൽ മറുപടിയൊന്നും പറഞ്ഞില്ല ഇതുകേട്ട് രാജാവ് ആശ്ചര്യപ്പെട്ടു എന്നാൽ അയാൾക്ക് തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ നിൽക്കാൻ അനുവാദം കിട്ടി മാത്രമല്ല രണ്ട് കാവൽക്കാരെ തടാകത്തിൽ അയാൾ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കി തനിക്ക് സമ്മാനമായി കിട്ടുന്ന സ്വർണ്ണനാണയങ്ങളും അതുകൊണ്ട് തൻെറ ദാരിദ്ര്യം പൂർണമായി മാറ്റാമെന്ന്

അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ സന്തോഷത്തോടെ രാജാവിനെ കാണാൻ കൊട്ടാരത്തിൽ എത്തി രാജാവിനെ കണ്ടതും അയാൾ സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു അല്ലയോ പ്രഭു ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആ തണുപ്പുറഞ്ഞ തടാകത്തിൽ തന്നെ നിന്നു ഇതു കേട്ടു രാജാവിന് അത്ഭുതമായി അദ്ദേഹം ഉടൻ തന്നെ കാവൽ നിന്ന ഭടന്മാരെ വിളിച്ചുവരുത്തി ഇദ്ദേഹം രാത്രി മുഴുവൻ തടാകത്തിൽ നിന്നുവെന്നു ഉറപ്പ് വരുത്തി അതിനു ശേഷം അയാൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണു തണുപ്പിനെ അതിജീവിച്ച് ആ തടാകത്തിൽ നിൽക്കാൻ കഴിഞ്ഞത് രാജാവിൻറെ ചോദ്യം കേട്ടതും അയാൾ ദരിദ്രനായ മനുഷ്യൻ പറഞ്ഞു തടാകത്തിന് വളരെ അകലെത്തെയായി ഞാൻ ഒരു വീട് കണ്ടു ആ വീട്ടിൽ രാത്രി മുഴുവൻ ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു ഞാൻ ആ വിളക്കിൻറെ പ്രാകാശം നോക്കിയാണ് തടാകത്തിൽ നിന്നത് ഇത് കേട്ടതും രാജാവ് ആ നിമിഷം ചിന്തിച്ചു എന്നിട്ട് അയാളോട് ഇപ്രകാരം പറഞ്ഞു അപ്പോൾ ആ വിളക്കിൻറെ ചൂടു കൊണ്ടാണ് നിങ്ങൾ രാത്രി മുഴുവൻ തടാകത്തിൽ നിന്നത് അതുകൊണ്ടു തന്നെ നിങ്ങൾക്ക് സമ്മാനം നല്കുവാനാകില്ല ദരിദ്രനായ മനുഷ്യ രാജാവ് എന്നോട് പറഞ്ഞു കേട്ടു വളരെ അധികം ദുഃഖമായി ആ വിഷമത്തോടെ ബീർബലിനെ ചെന്ന് കണ്ടു കാര്യം പറഞ്ഞു സംഭവിച്ചതെല്ലാം അറിഞ്ഞ ബീർബൽ തീർച്ചയായും നിങ്ങൾക്ക് ആവാകാശപ്പെട്ട സമ്മാനം ഞാൻ വാങ്ങി നൽകും എന്ന് ബീർബൽ ആ ദാരിദ്രനായ ആളോട് പറഞ്ഞു അവസാനം ബീർബൽ രാജാവിനെ കണ്ട് സമ്മാനമായി നൽകുകയും അർഹതപ്പെട്ട ആയിരം സ്വർണ്ണനാണയം സമ്മാനമായി നൽകുകയും ചെയ്തു hello നമസ്കാരം, ഞാൻ ഇന്ന് അവതരിപ്പികുവാൻ പോവുന്ന വിഷയം പ്രളയമാണ്, പ്രളയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുന്നത്.

മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കി കളഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട്. രണ്ടായിരത്തി പതിനെട്ടിലെ, പ്രളയം നൂറ്റാണ്ട് കണ്ട ഏട്ടവും ഭീകര പ്രളയം നടന്ന വർഷമെന്ന നിലക്കാണ് രണ്ടായിരത്തി പതിനെട്ടിനെ കേരളം വിശേഷിപ്പിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് ശേഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തത്തിനാണ് കേരളം അന്ന് സാക്ഷ്യം വഹിചത്. കേരളത്തിലെ പ്രളയം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കി കളഞ്ഞ വർഷമായിരുന്നു രണ്ടയിരത്തി പതിനെട്ട്. പ്രളയത്തെയും തല്‍സലമുണ്ടായ കെടുതികളെയും തുടർന്നു കേരളത്തിൽ ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ നഷ്ടം ആണ് ഉണ്ടായത്. പ്രളയത്തിന് കാരണം ന്യൂനമർദ്ധം, ഏറ്റവും തണുത്ത ആഹ് കാലാവസ്ഥ, മാത്രമല്ല നിരന്തരമായി നില്ക്കാതെ പെയ്യുന്ന മഴ. തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നു നമ്മുടെ കേരളത്തിൽ പ്രളയം ഉണ്ടയത്.

ഏകദേശം അഹ് july, august മാസത്തിൽ നിൽക്കാതെ പെയ്യുന്ന നിരന്തമായി~ നിരന്തരമായി നിൽക്കാതെ പെയ്യുന്ന മഴയാണ്, പ്രധാനമായി അന്നത്തെ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചത്. അന്നത്തെ പ്രളയത്തിന് ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന് government നും കേരളത്തിനും മൊത്തത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല മനുഷ്യരുടെയും തന്നെ ജീവൻ തന്നെ എടുക്കുന്നൊരു പ്രതിഭാസം ആയിരുന്നു അന്ന്. മഹാപ്രളയം നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട്. ഒരുപാട് പേരുടെ ജീവൻ

ആകെ തകർന്നിരുന്നു വെള്ളത്തിന് അടിയിലായിരുന്നു. ഒരുപാട് പേരുടെ താമസസ്ഥലം പോലും വെള്ളത്തിനടിയിലായി പോയി, പലരുടേയും വീടുകളിൽ മറ്റും വെള്ളം കേറി ഉപകരണങ്ങളും സാധനങ്ങളും മൊത്തം വെള്ളത്തിന് അടിയിലായി. ഒരുപാട് ഒരുപാടു ദുരന്തങ്ങൾ പ്രയാസങ്ങൾ അന്ന് സഹിച്ചിരുന്നു. ഈ വീടും മറ്റും നഷപെട്ടവർക്ക് പിന്നെ ദുരിതാശ്വാസ camp ലും മറ്റും ഇടംകൊടുത്തിരുന്നു. ധാരാളം പേരുടെ വീടുകളും മറ്റും നാശനഷ്ടത്തിൽ ആയി പോയി.

ധാരാളം പ്രയാസങ്ങൾ തൊഴില്‍~ അഹ് പ്രളയത്തിലൂടെ അന്ന് അനുഭവിച്ചിരുന്നു. ഒരുപാട് പേരുടെ തൊഴിലും മറ്റും ഇല്ലാണ്ടായിപോയി. ഒരുപാട് പേരുടെ തൊഴിൽ കുറഞ്ഞു. തൊഴിൽ ഇല്ലാത്തൊരു അവസ്ഥ, തൊഴിൽ ചെയാനാവാത്ത ഒരു അവസ്ഥ പ്രളയം മൂലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുക്ക് അറിയാമല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ മുതിർന്നവരും മറ്റും ജോലി ചെയ്‌തെടുക്കുന്ന ഓരോ ദിവസത്തെ വരുമാനത്തോടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ വരുമാനമില്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോജിച്ചു നോക്കു വളരെ സങ്കടകരമായൊരു പ്രയാസമേറിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കാനൊരു ഭീതിയായിരിക്കും. പ്രതിഭാസമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. തൊഴിൽ ഇല്ലാത്തൊരു അവസ്ഥ, പലരുടെയും വരുമാനം നിലച്ചുപോവുന്നൊരു അവസ്ഥ. അങ്ങനെ ഉള്ള അവസ്ഥയിൽ പലർക്കും ദാരിദ്ര്യത്തിൽ കുടുംബ~ നമ്മുടെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് ഒരുപാടു നാശനഷ്ടങ്ങൾ വേറെയും സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങളും മറ്റും വെള്ളത്തിനടിയിലായി. ഒരുപാട് വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. road കള് ഗതാഗത സൗകര്യം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമായിരുന്നു പ്രളയംമൂലം ഉണ്ടായിരുന്നത്. ഗതാഗത സൗകര്യം വളരെയേറെ തടസപ്പെട്ടിരുന്നു. ഈ road കളിലും മറ്റും കുത്തിയൊലിക്കുന്ന വെള്ളം മൂലവും വെ~ അഹ് road മൊത്തം വെള്ളത്തിനടിയിലായി പോയി. അതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യം നിലച്ചിരുന്നു, ഗതാഗത സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകള്‍~ അനുഭവിച്ചിരുന്നു. അതും അന്ന് നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്‌നമായിരുന്നു. road കൾ മൊത്തം വെള്ളം വന്ന് പൊട്ടിപൊളിഞ്ഞ ഒരു അവസ്ഥ road കളിൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ, road കൾ വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥ ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല വേറെയും ഒരുപാട് ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ മാത്രമല്ല അന്ന് പ്രളയം കൊണ്ടുപോയത്, ഒരുപാട് ഒരുപാട് ജീവജാലങ്ങളുടെ യും മറ്റും ജീവൻ അന്ന് പൊലിഞ്ഞുപോയി ഒരുപാട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ജഡം വെള്ളം പൊക്കത്തിൽനിന്നും നമ്മുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാടു മൃഗങ്ങളുടെയും പക്ഷികളുടേയുമൊക്കെ ജഡങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ മാത്രമല്ല പ്രകൃതിയെ മൊത്തത്തിൽ അന്ന് പ്രളയം വളരെ അധികം ബാധിച്ചിരുന്നു. മനുഷ്യരുടെ മാത്രം ജീവനല്ല അന്ന് ഒരുപാടു ജന്തുജാലകളുടെയും ജീവൻ പ്രളയം എടുത്തിരുന്നു. വളരെയധികം കഷ്ടപാടുകൾ സഹിച്ചൊരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മുക്ക്കൊണ്ടുവന്ന് തന്നത്. മാത്രമല്ല വൃക്ഷങ്ങളും, പ്രകൃതിയിലുണ്ടായിരുന്ന പലതരം വൃക്ഷങ്ങളും അന്ന് വെള്ളത്തിനടിയിലായി പോയി. വൃക്ഷങ്ങളും മറ്റും വീടിന്‍ടെ മുകളിലൂടെ വീണിട്ടും വീട് നശിച്ചുപോയി.

ഒക്കെ മൊത്തത്തിൽ ബാധിച്ച ഒരു സാഹചര്യമായിരുന്നു അന്നത്തെ പ്രളയം നമുക്ക് കൊണ്ടുവന്ന് തന്നത്. മാത്രമല്ല, കൃഷി ഇപ്പൊ കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴും അഹ് ചില കുടുംബങ്ങൾ ഒക്കെ കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു കൃഷിമൂലം ഉണ്ടായിരുന്ന വരുമാനത്തിലൂടെയാണവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃഷിയുടെ ഒരുപാട് നാശനഷ്ടങ്ങൾ കൃഷിക്കുണ്ടായിരുന്നു, കൃഷിയും മറ്റും വെള്ളത്തിനടിയിലായി. മഴ~ ഒരുപാട് മഴ പെയ്‌തത്‌ മൂലം മൊത്തം കൃഷി നശിച്ചു പോയിരുന്നു. അങ്ങനെ പല കുടുംബങ്ങളും വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചിരുന്നു. കൃഷിയും മറ്റും ഇല്ലാണ്ടായി അവരുടെ വരുമാനം നിലച്ചുപോവുന്നൊരവസ്ഥ. മാത്രമല്ല, പ്രധാനമായി നമ്മുടെ വിദ്യാഭാസസ്ഥാപനങ്ങൾ, കൃഷിയും മറ്റു വീടും ഒക്കെ നശിച്ചു പോയവർക്ക് government മറ്റും വളരെ ധനസഹായം നല്കിയിരുന്നു, അത് വളരെ അധികം നല്ലൊരു സന്തോഷകരമായ നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത്പോലെതന്നെ വിദ്യാഭ്യാസസ്ഥാപനങ്ങൾ മൊത്തം അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ മയ്~ അവസ്ഥ വന്നിരുന്നു. തൊഴിൽ സ്ഥാപനങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിയിരുന്നു.

തൊഴിലില്ലാത്ത അവസ്ഥ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടേണ്ട അവസ്ഥ, വീടുകളും മറ്റും വെള്ളത്തിനടിയിലായ അവസ്ഥ, തൊഴിലുകള്, road കള്, വാഹനങ്ങള്, കൃഷികള് വൃക്ഷങ്ങള്, പ്രകൃതിക്ക് മൊത്തത്തിൽ ജന്തുജാലങ്ങൾക്കും, മനുഷ്യർക്കും മൊത്തത്തിൽ പ്രളയം വളരെയധികം ബാധിച്ചിരുന്നു. പ്രളയത്തെകുറിച്ച്~ പ്രളയത്തെ കുറിച്ച് ഇത്ര അധികം ഞാൻ സംസാരിച്ചു, എന്നാൽപ്പിന്നെ ഇതിനെക്കുറിച്ചു പിന്നെ ഒരുദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമസ്കാരം. hello

butterfly travels and tourism ആണ് ആരായിരുന്നു ഞാൻ ഞാൻ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

details അഹ് okay പറയാലോ ആഹ് നിങ്ങക്ക് മ്മ് എത്ര days ആ നോക്കുന്നത്

പേരൊന്നു പറയാമോ madam ത്തിന്റെ

അജീബ okay family ആയിട്ടാണോ ഇല്ലെങ്കില് couples ആണോ

okay ഏർ നിങ്ങള് husband and wife മാത്രാണോ പോന്നെ

അതെ okay husband ൻറെ പേര് പറയാവോ

സഫ്‌വാൻ okay അപ്പൊ നിങ്ങള് രണ്ടാളും ആണ് പോകാനുദ്ദേശിക്കുന്നത് അല്ലെ okay അപ്പൊ പിന്നെ നിങ്ങക്ക് ഏതൊക്കെ സ്ഥലങ്ങളാ വേണ്ടെ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 ആ place നു located ആയിട്ടുള്ളെ

okay ഏർ എത്ര days ആ വേണ്ടെ ഞങ്ങള് ten days spend ചെയ്യാ ten days okay okay ഏർ നിക്കാ package ലു include ആവേണ്ടുന്ന എന്തെങ്കിലും ആഗ്രഹിണ്ടോ

means ഏർ നിങ്ങക്കൊരു travels ണ്ടെ പ്രതേകത അനുസരിച് ഏർ നിങ്ങടെ customers ൻറെ ഇഷ്ടപ്രകാരാണ് ഏർ ഞങ്ങക്ക് നിങ്ങടെ ഒരു ഏർ ഇപ്പൊ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

ആഹ് അതെയതെ ഇപ്പൊ ഞങ്ങൾക്ക് ഏർ ഞങ്ങള് ഏർ indian couples ആണെന്നുണ്ടെങ്കിൽ ഒരു twenty five percentage offer വരുന്നുണ്ട് ആഹ് അതെ ഉം hello ആഹ് നമുക്ക് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും cover ചെയ്യാൻ പറ്റുമോ ആഹ് എല്ലാ സ്ഥലങ്ങളും cover ചെയ്യാലോ